അവിടെ അവിടെയായി കുറെ പച്ചമരങ്ങൾ കാണാം.

പുറത്തൊരു ബോർഡ് ഉണ്ട് അതില് എന്ന് ചുവന്ന അക്ഷരത്തിലും ഇസഡ് --

കൊറേ ചെറിയ ചെറിയ വഴിയോര കച്ചവടക്കാർ ഉണ്ട് തൊട്ട് അപ്പുറം കൊറേ ഷോപ്പുകൾ ഉണ്ട് വലിയൊരു മരം ഉണ്ട്.

പള്ളിലച്ചൻ നടുക്ക് ഒരു പച്ച ഷാൾ ഇട്ടിട്ട് നിൽക്കുന്നുണ്ട്.

ഏതോ ഒരു ക്ഷേത്രത്തിന്റെ പേരാണെന്നു തോന്നുന്നു പൂക്കൾ കൊണ്ട് മനോഹരമായി അലങ്കരിച്ചിട്ടുണ്ട്.

റൂമുകൾ കാണാൻ പറ്റുന്നുണ്ട് താഴെ നല്ല കളർ ചെടി നട്ടിട്ടുണ്ട്.

കുറെ വല്യ നല്ല നല്ല ബൾബുകള് തൂക്കിയിട്ടുണ്ട് ചെറിയ ചെറിയ--

അവിടെ കാണുന്നുണ്ട് ഒരാൾ ഏണിയുടെ മുകളിൽ നിന്നിട്ട് പെയിന്റ് അടിക്കുന്നുണ്ട് മറ്റേ ആൾ അപ്പറം സൈഡിൽ ഉണ്ട് ഒരു ഷോകേസ് കാണാം.

കളറില് കുറേ കൊടികൾ അവിടെ തൂക്കിയിട്ടുണ്ട്.

അപ്രം ഭാഗം കൊറേ മരങ്ങളും പച്ചപ്പടർന്ന നിൽക്കുന്നത് കാണാം.

മുന്നില് കൊറെ ആൾക്കാറ് നിക്കുന്നുണ്ട് കൊറച്ച് വണ്ടികളെ കാണുന്നുണ്ട് ഒരു മഞ്ഞ ഷർട്ട് ഇട്ട ആള് ആടെ ഉണ്ട്.

പഴയ ഒരു ക്ഷേത്രം ആണെന്ന് തോന്നുന്നു കരിങ്കല്ല് കൊണ്ട് കൊണ്ട് ഉണ്ടാക്കിയ--

ബോർഡ് കാണുന്നുണ്ട് അതിൽ ഒരു ബോർഡിൽ ഔഷധി എന്ന് ഇംഗ്ലീഷിലും മലയാളത്തിലും എഴുതിയിട്ടുണ്ട്.

ബൾബുകള് കത്തുന്നുണ്ട് കുറെ ആൾക്കാർ അവിടെയുണ്ട്.

സൈഡില് മാതാവിന്റെയും യേശുവിന്റെയും പ്രതിമയും ഉണ്ട്.

മഹാത്മാ കോളേജ് ഓഫ് എജുക്കേഷൻ എന്ന ബോർഡ് ഉണ്ട്.

ഓറഞ്ച് കളറിലുള്ള ഡ്രസ്സാണ് ധരിച്ചിരിക്കുന്നത് ബാക്കില് ഒരു ചുവന്ന ബോർഡുണ്ട് .

കുറെ കാസെറ്റുകളും മറ്റും കാണാൻ വരുന്നുണ്ട് കുറെ ബോക്സുകളായിട്ടുണ്ട് .

ഉയരമുള്ള ഒരു കെട്ടിടം കാണാം കുറെ സ്റ്റെപ്പുകൾ ഉണ്ട് ആ സ്റ്റെപ്പിലൂടെ ഒരാള് കേറി വരുന്നത് കാണാം.

ഇത് രണ്ട് രണ്ട് തൂണുകളും കാണാം.

ജില്ലാ രജിസ്ട്രാറുടെ ഓഫീസ് നിന്നു മലയാളത്തിലും ഡിസ്ട്രിക്റ്റ് രജിസ്ട്രേഷൻ എന്ന് ഇംഗ്ലീഷിലും കന്നടയിലും എഴുതിയിട്ടുണ്ട്.